അത് വെള്ളച്ചാട്ടത്തിന്റേതാണോ എന്ന് എനക്ക് അറിയില്ല.

ഒരാൾ അവിടെ ചെയറിൽ ഇരിക്കുന്നുണ്ട് ഒരു തൂണിന്റെ ഭാഗം കാണാം.

കുറേ മോഡലു കളോടെ നിർമ്മിച്ചത് പോലെ തോന്നുന്നു ഓഡിറ്റോറിയ മാണോ ഹോസ്പിറ്റൽ ആണോ എന്ന് അറിയില്ല.

മറുവശത്തും അതുപോലുള്ള വലിയൊരു ബിൽഡിങ്ങ് കാണാം.

ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ചെറിയൊരു ഷെഡ്ഡ് കാണാൻ പറ്റുന്നുണ്ട്.

ഒരാൾ അവിടെയിരുന്ന് വിശറിപോലുള്ള സാധനം കൊണ്ട് വീശുന്നുണ്ട്.

ഇത് കണ്ടാൽ ട്രാവൽസ് ആണ് കാണുന്നത് സായിലൂൺ ട്രാവൽസ് എന്ന ബോർഡ് കാണുന്നുണ്ട്.

പച്ചപ്പ് പടർന്ന പ്രദേശത്താണ് ഇത് കാണുന്നത്.

ജെ_സി_ബിയുടെ വാല് കാണുന്നുണ്ട് അതിനു നീല നിറമാണ്.

കുറേ നീല തൂണുകളുണ്ട് കുറേ ആൾക്കാറ് അപ്പുറം ഭാഗം നിക്കുന്നുണ്ട്.

സിമന്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇരിപ്പിടം കാണാം.

പുറകില് നല്ല പച്ച പടർന്ന ഗ്രൗണ്ട് പോലെ കാണാം.

മൂന്ന് നില ഉള്ള ഒരു ബിൽഡിങ്ങാണ് കാണുന്നത്.

ഓറഞ്ചു കളർ ആണ് ഗേറ്റിൻ്റെ തൂണുകൾക്ക് കൊടുത്തിരിക്കുന്നത്.

അതിനുള്ളില് ലൈറ്റ് കത്തുന്നാന്റെ ഷേഡ് കാണുന്നുണ്ട്.

വശമാണോ അതോ ഒരു ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ റൂമിൻ്റെ അകവശമാണോ എന്നറിയില്ല.

ഓറഞ്ചും നീലയും ഒരു കളം-കളം ഷർട്ടിട്ട് ഒരാളെയാണ് കാണുന്നത്.

ഒരു ഇലക്ട്രോണിക് വിൽക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന കടയാണെന്ന് തോന്നുന്നു കുറെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തട്ടുകളിൽ അടുക്കി വെച്ചിരിക്കുന്നുണ്ട്.

കണ്ടാൽ ഒരു മദ്യ ഷോപ്പ് ആണെന്ന് തോന്നുന്നു കുറേ മദ്യത്തിന്റെ കുപ്പികൾ പോലത്തെ --

കമ്പ്യൂട്ടറിന്റെ തൊട്ടു ബാക്കിൽ ഒരാൾ ഇരിക്കു നിൽക്കുന്നുണ്ട്.

അതിൻ്റെ മുന്നില് ഒരാള് നിക്കുന്നുണ്ട് ഒരു ചെറിയ ഒരു കുഞ്ഞി ഹെയർപോട്ട് ചെയറിൽ ഇരിക്കുന്നുണ്ട് മുടി മുറിക്കാൻ വന്നതാണ്.

എനക്ക് അറിയില്ല അത് എന്ത്ന്നാന്ന് വണ്ടിയിലെ സാധനം പോലെയാണ് കാണുന്നത് അതിന് വലിയ വലിയ തൊളകൾ ഒക്കെ ഉണ്ട് പെട്ടന്ന് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു പാനി ആന്നെന്ന്.